എടാ ഞാൻ വിളിച്ചത് അഹ് ഒരു ക്ലാസ് നമ്മൾ ഇന്ന് കണ്ടക്റ്റ്യ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കായിട്ട് അപ്പോ ആധാറിന്റെ ഉപയോഗങ്ങളാണ് . നമ്മൾ ആധാർ എന്താണ് ആധാർ? ആധാറിന്റെ ഉപയോഗങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോ ആധാറിന്റെ ഉപയോഗങ്ങൾ എന്നുള്ള ക്ലാസിൽ ഏഹ് ഒരു സെക്ഷന്‍ നീ വന്ന് ഏഹ് ഹാൻഡിൽ ചെയ്യേണ്ടിവരും.നിങ്ങക്ക് ക്ലാസ്സ് എടുക്കാൻ പറ്റോ?.

ഓ അപ്പൊ ആ ക്ലാസിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ഒരു റിഹേഴ്സൽ പോലെ കാര്യം ഇന്ന് വൈകുന്നേരം ആണ്. നീ എന്നെ അടിക്കരുത്.ഈ അവസാന നിമിഷം ക്ലാസ്സ് വെച്ചു എന്നുള്ള ആ ഒരു ഇത് നീ വിചാരിക്കരുത്. അവസാനം നിന്നെ നിമിഷമാണ് നിന്നെ വിളിച്ചത് എന്നുള്ളത് ദയവിയ്ത് അങ്ങനെ വിചാരിക്കരുത്. അപ്പോ നമുക്ക് വന്നിട്ട് എന്താണെന്ന് പറഞ്ഞാല് ഏഹ് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഏഹ് കടക്കാമോ? തൊടങ്ങാം?.

അപ്പോ ആധാറ് എനിക്കൊരു സാധാരണ ഞാനിപ്പോ ഇപ്പോ നമ്മളിപ്പോ ക്ലാസിന് പോകുമ്പോ സ്വാഭാവികമായിട്ടും ആധാറിന്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ നീ എന്തൊക്കെയാണ് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? എടി ആധാർ ആണെങ്കി നേരത്തെ ആണെങ്കി നമുക്ക് ഐഡന്റിറ്റിക്ക് വേണ്ടി നിറച്ച് യൂസ് ചെയ്യണം. ഇപ്പഴ് അങ്ങനെയല്ലല്ലോ. ഇപഴ് ഒരു ആധാർ മാത്രം മതി. ഇപ്പഴ് നീ ഒരു ട്രെയിനിൽ അത് ട്രാവൽ ചെയ്തോക്ക്. നമുക്ക് അതിന് ആ ആധാർ മാത്രം മതി അല്ലേ?

അതുപോലെ നമ്മളെ ഈ ചിലവരാണെങ്കി റേഷൻ കാർഡ് ഒക്കെ വാങ്ങിക്കൂല്ലേ?

അതില് അവര് ആധാറിന്റെ ആ നമ്പർ അവര് ലിങ്ക് യ്യും അതില്.

അപ്പഴ് അതില് ഇപ്പഴ് ചിലവരാണെങ്കി മണ്ണണ്ണ ഒക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കൂലേ?

അത് സാധാ കൊടുക്കിണത് ഈ ഗ്യാസ് ഇല്ലാത്തവർക്ക് തന്നെ കൊടുക്കത്തൊള്ളൂ.

പക്ഷേ ആൾക്കാര് അതിനെ മറച്ചു വെച്ചിരിക്കുന്നു. നമുക്ക് ഗ്യാസ് ഇല്ല എന്ന് പറയും. ഈ നമ്പർ വെച്ച് അവര് ഈ ആധാർ നമ്പർ വെച്ച് അവരത് കണ്ടുപിടിക്കും. അതായത് ഗ്യാസ് ഉള്ള ആൾക്കാരും ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് ആ ഈ സബ്സിഡി വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രേമിക്കുമായിരുന്നു അല്ലെ?.

ഏഹ് എന്നിട്ട് അതെടുത്തിട്ട് അവര് പിന്നെ പുറത്ത് വലിയ വിലക്ക് ഏഹ് കൊടുക്കും അങ്ങനെ ആണോ?. ആ അത് കൊടുക്കുമെഡി പുറത്തു കൊടുക്കുമ്പോഴ് നമ്മുക്ക് നല്ല റേറ്റ് കിട്ടും. ഓ ഓ അങ്ങനെയുണ്ടോ? അപ്പോ എത്രയൊക്കെ വിത്യാസം വരും.

എടാ നമ്മള് ഒരു കുറ്റി ഇപ്പോ വാങ്ങിക്കുമ്പോഴ് ആയിരത്തി എത്രെയോ രൂപ ഉണ്ട്.നമ്മളിപ്പോ സാധാ ഇപ്പഴ് നമ്മക്ക് ഇത് പറയാതെ നമ്മൾ ഒളിച്ച് വെച്ചിട്ട് നമ്മുക്ക് ചിലവർക്ക് ഗ്യാസ് കുറ്റി കാണൂല്ല അവര് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ കൊടുക്കും എണൂർ തോളായിരം രൂപയ്ക്ക് കൊടുത്ത നമ്മുക്ക് ലാഭമല്ലേ പൈസ കിട്ടുന്നണ്ടല്ലെ?

ഓ ഓ മനസിലായി മനസിലായി ആ ആ ആ ആ. അങ്ങനെ ചെയുടാ. പക്ഷേ അത് ഈ ആധാർ വന്നതിന് ശേഷം ഇതൊക്കെ നല്ലോണം പിടിക്കുന്നുണ്ട്. ഓ ഹോ ഓ ഹോ മനസിലായി മനസിലായി ആ ആ അങ്ങനെ നോക്കുമ്പോ നല്ല ഉപയോഗം ആണ് ലെ?

അഹ് അത് ശരിയാ അത് ശരിയാ.അത് ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയിണ കാര്യം നീ പറയുമ്പോഴാണ് ഒരുപാട് ആ അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. കാര്യമെന്ന് പറഞ്ഞാല് ഏഹ് നേരത്തെ ഇപ്പം ബാങ്കി പോണമെന്ന് പറഞ്ഞ പഠിച്ച ആൾക്കാര് മാത്രം ഈ ശ്രേധിച്ചിട്ടില്ലേ? പഠിച്ച ആൾക്കാര് മാത്രം ബാങ്കിൽ പോയി പിന്നെ വീട്ടിലേക്കോ ഗൾഫിലേക്കോ ഭർത്താക്കന്മാരെല്ലാം സ്ത്രീകളൊക്കെ പാവം ആരെങ്കിലും ഒരാളെ ഇങ്ങനെ നോക്കി ഇരിക്കും. ബാങ്കിൽ പോവാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയായിട്ട്.ഇപ്പോ അങ്ങനെ അല്ല എല്ലാപേരും പോവുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെ?.

അപ്പോ അത് ശരിക്കും പറഞ്ഞ സ്ത്രീകൾക്ക് അത് എന്തു മാത്രം വരുമാനം ഉണ്ടാക്കികൊടുക്കുന്നു അല്ലെങ്കി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടീട്ട് ഒരു ത്രാണി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതി ആണ് ലെ അലോയിച്ച് നോക്ക്. എടി അത് വെച്ചാണ് നിറച്ച് പേരെ ജീവിതം തന്നെ ഓടിക്കൊണ്ടിരിക്ക്ണത്.

അപ്പോ അങ്ങനെ വരുമ്പോ അവർക്ക് അതൊരു സേവിങ്സ് ആയില്ലേ? ഓ അത് അങ്ങനെ നെ നല്ലതല്ലേ അത്?

എടി പിന്നെയാണെങ്കില് നമ്മളിപ്പോ പൈസ എടുക്കുകയാണെങ്കിലെ ഏഹ് പൈസ നമ്മൾ ഏഹ് എടുക്കുമ്പോ ഇരുവത്തിനായിരം രൂപ അല്ലെ അല്ലാതെ എടുക്കാൻ പറ്റാത്തോളു?

ആ പക്ഷേ ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് അമ്പതിനായിരം രൂപ വരെ എടുക്കാം.

ആ അതിന് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ട് അത് വെച്ച്.

നോക്ക് അപ്പോ ഇതൊക്കെ ക്ലാസില് പറയണം കേട്ടോ നീ. അതായത് മൊബൈൽ നമ്പർ ഒക്കെ ആധാറുമായി ലിങ്ക് ചെയ്യിക്കുക, അല്ലെങ്കിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ആ പിന്നെ കുട്ടികളൊക്കെ സർവീസിലേക്ക് എൻട്രോൾ ചെയ്യിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ പോസ്റ്റ് മാൻമാർക്ക് പരിശീലനം ഏഹ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ?.

പിന്നെ അതുപോലെ തന്നെ പിന്നെ ന്ന് പറഞ്ഞാൽ ഈ പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ?.

ഞാന് ചോയിക്കട്ടെ ഈ കുഞ്ഞിന് ഒരു വയസ്സാവുമ്പോഴും നമ്മൾ ആധാർ എടുക്കുമെന്ന് തോന്നുന്നു അപ്പൊ അഞ്ചു വയസ്സിലാവുമ്പോ അത് തിരിച്ചു ഒന്നിന് നമ്മള് റിന്യൂ ചെയ്യണം അല്ലേ? ആ സാധാരണ അങ്ങനെ പറയണമല്ലോ? പിന്നെ ഈ ആധാർ കാർഡ് നമ്മളെ ഈ ഓൺലൈൻ ഒക്കെ എടുക്കാൻ പറ്റോ?

ആ പറ്റുല്ലോ. അക്ഷയ സെൻട്രൽ നമ്മള് ഓൺലൈനിൽ അക്ഷയ സെന്ററി പോയിട്ടണലോ നമ്മൾ ഇത് ചെയിണത് അപ്പോ പിന്നെ നമ്മുക്ക് അവിടെ എടുക്കാൻ പറ്റുമല്ലോ കൊഴപ്പോമില്ലല്ലോ? അത് നമ്മൾ മറ്റേ ഓൺലൈനിൽ ചെയ്യാൻ പറ്റൂലന്നാണ് ഞാൻ കേട്ടത് എനിക്ക് ക്ലിയർ അറിഞ്ഞൂടാ. അല്ല ഓൺലൈന് എന്ന് പറഞ്ഞാൽ ആൾ പോ പോണം ഇപ്പോ അക്ഷയ സെന്ററിൽ ആണെങ്കിലും നമ്മൾ ബാങ്കിലാണെങ്കിലും ആൾ പോയിട്ടാണ് അത് അങ്ങനെ ചെയുന്നത് അല്ലാതെ ആൾ പോവാതെ നമ്മുക്ക് ഓൺലൈൻ അങ്ങനെ പറഞ്ഞ് ചെയ്യാൻ പറ്റില്ലല്ലോ? ഓ ശരി. നമ്മൾ അതില് ഒരു തെറ്റൊക്കെ വന്നാല് ഇപ്പഴ് അത് എവിടെ കൊണ്ടുപോയി അവര് ശരി ചെയ്യും .

അപ്പഴ് നമ്മൾ വില്ലേജ് ഓഫീസിലൊന്നും പോവണ്ടേ ഇത്.

ഉം ഉം ഉം കൊള്ളാലേടി ആധാർ വന്നതിനു ശേഷം ഈയൊരു നല്ല ഒരു ഇതല്ലേ എല്ലാർക്കും.

ഓ ശരിയെട അതൊക്കെ ചെയാം കൊഴപ്പമില്ല പേടിക്കണ്ട. അങ്ങനെ അങ്ങനെയല്ല നമ്മളൊക്കെ ഇത് ചെയ്തില്ലാന്ന് ഉണ്ടെങ്കി വേറെ ആരായിരിക്കും ചെയ്യാ നീ അലോയിച്ച് നോക്ക്.

പതിനഞ്ച് മിനുറ്റ് ആയി കാണോ? ആ നമ്മുക്ക് അപ്പോ പതിനഞ്ച് മിനുട്ട് അങ്ങനെ ഒരു അങ്ങനെയൊന്നും നീട്ടി കൊണ്ടുപോവണ്ട കാര്യമില്ല. നമ്മുക്ക് വന്നിട്ട് ഒരു പത്ത് പത്ത് മിനുറ്റൊക്കെ ആ ഗ്യാപ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനുറ്റ് ഏഴ് മിനുറ്റ് എന്നുള്ള രീതിയിൽ ആ സെക്ഷൻ നമ്മുക്ക് വന്നിട്ട് ഏഹ് കട്ട് യിത് എടുക്കാം അങ്ങെനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം അല്ലെ? അതില് *നോട്ട്‌ ക്ലിയർ*. ഈ യുസസ് നമ്മൾ മറക്കരുത് ഈ സ്ഥലമൊക്കെ വാങ്ങിക്കൂലേ?

സ്പീക്കർ 2 ആ അല്ല ഞാൻ പറഞ്ഞതാണ് നമ്മൾ അപ്പോ അതൊന്ന് ശ്രെദ്ധിക്കണം. അപ്പോ എല്ലാ എല്ലാം പറഞ്ഞ പോലെയടാ. ഏ ഞാന് അപ്പോ ഞാൻ ഇന്നത്തെ ഇനി ബാക്കി കൊറേ കാര്യങ്ങളുണ്ട് ശരിയെടാ ബൈ റ്റാ റ്റാ.